എന്‍റേന്നല്ല എല്ലാവര്‍ക്കും ആഗ്രഹിക്കുന്നത് അത്തരം രോഗം എനിക്ക് തരല്ലേ, എനിക്ക് വരല്ലേ എന്ന് തന്നെയല്ലേ. അപ്പം ഞാന്‍ doctor ഉടെ അടുത്ത് ഞാന്‍ അങ്ങനെ സംസാരിച്ചു അപ്പൊ doctor പറഞ്ഞു അല്ല നമുക്ക് നോക്കി നോക്കാം. എന്താന്നറിയാലോ. അപ്പം എന്നെ check ചെയ്തു. check ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഞാനൊരു corona സ്ഥിരീകരിച്ച വ്യക്തിയാണെന്ന്. ഈ corona കാരണം പിന്നെ ഞാന്‍ hospital ന്‍റെ അകത്തു കയറിയില്ല. കാരണം അത് ഒരു private hospital ആയിരുന്നു. കൂടുതലും ഗര്‍ഭിണികള്‍ മാത്രമുള്ള hospital ആണ്. അങ്ങനെ എനിക്ക് doctor പൊറത്ത് നിന്ന് തന്നെ മരുന്ന് എഴുതി തന്നു. അങ്ങനെ ഞാനെ hospital ഇലേക്ക് പോയത് auto rikshaw യിലായിരുന്നു. ആ auto rikshaw യില്‍ തന്നെ ഇങ്ങോട്ട് പോന്നു കാരണം, അന്ന് corona ഉണ്ടെന്നറിഞ്ഞാലന്നൊരു വാഹനത്തില്‍ പോലും ആരേം കയറ്റില്ലാരുന്നു. എല്ലാവര്‍ക്കും പേടിയല്ലേ? ഈ രോഗം പിടിപെടുമോ എന്ന്. ഈ ഇയാളോട് പറഞ്ഞു. ഈ വ്യക്തിയോട് പറഞ്ഞു'. ഈ auto driver ഓട് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ corona ആണെന്ന്. അപ്പൊ കൊഴപ്പ ഇല്ല നമുക്ക് ഞാന്‍ ആക്കി തര പറഞ്ഞു. അങ്ങനെ ഞാനെന്‍റെ വീട്ടിന്ന് ഞാനെന്‍റെ husband ന്‍റെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ എന്‍റെ husband ന്‍റെ വീട്ടില്‍ ഞാനും, മക്കളും, husband ഉം മാത്രമാണ്. ആ സമയത്ത് എന്‍റെ ഭര്‍ത്താവ് ജോലിക്ക് പോയേക്കാരുന്നു. കുട്ടികളെ എന്‍റെ വീട്ടില്‍ ആക്കിട്ട് ഞാനും, എന്‍റെ ഉമ്മയും എന്‍റെ വീട്ടില് rest ന് പോ rest ന് പോന്നു. Quarantine ഇല്‍ ഇരിക്കണോലോ അന്ന് corona സ്ഥിരീകരിച്ചാല്‍ അങ്ങനെ ഞാന് quarantine ഇല്‍ ഇരുന്നു. quarantine ഇല്‍ ഇരുന്ന സമയത്ത് പിന്നീട് എനിക്ക് പനി അതിശക്തമായി. അതിശക്തമായ പനി കാരണം പിന്നെ എനിക്ക് ചൊമ വന്നു. എന്നിട്ട് ശ്വാസതടസ്സം വരെ എത്തി. ശ്വാസം എടുക്കാന്‍ വളരെ ബുദ്ധിമുട്ടിലായി ഞാന്. അത് കാരണം ഞാന് hospital ല്‍ നിന്നും വീണ്ടും hospital ഇലേക്ക് പോകേണ്ടി വന്നു. വീട്ടില്‍ നിന്നും hospital ഇലേക്ക് പോകേണ്ടി വന്നു. hospital ഇല്‍ നിന്ന് doctor ഉടെ അടുത്ത് ഞാന്‍ വിളിച്ചു ചോദിച്ചു hospital ഇലേക്ക്. doctor എനിക്ക് തീരെ സുഖമില്ല. പനി നിക്കണില്ല. എനിക്കിപ്പം ചൊമയും, ശ്വാസതടസ്സവും ഒക്കെ ഉണ്ട്. എന്താ ചെയ്യേണ്ടേ എന്നറിയിന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ doctor പറഞ്ഞു. അത് കൊഴപ്പ ഇല്ല, ഞാന്‍ വേറെ മരുന്ന് എഴുതി തരാന്ന്. അങ്ങനെ ഞാനുപയോഗിക്കുന്ന മരുന്നൊക്കെ പിന്നീട് ഒഴിവാക്കി പുതിയ മരുന്ന് ഉപയോഗിക്കാന്‍ എന്നിട്ടും എന്‍റെ ശ്വാസത്തിന് യാ ശ്വാസം എടുക്കാന്‍ ഭയങ്കര ബുദ്ധിമുട്ട്. ഈ രോഗം കാരണം പുറത്താരോടും പറയാനും പറ്റില്ല, വീട്ടിലേക്കു ആരും ഒട്ടും വരുന്നും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാന് എന്‍റെ നാട്ടില്‍ ഇത് അറിയിക്കണോലോ. എനിക്ക് അടുത്താര്‍ക്കും ഈ രോഗമില്ലാത്തത് കാരണം അവര്‍ക്കും അറിയിക്കണോലോ. അല്ലെങ്കില്‍ എന്‍റെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാലോ, ഞാനുമായി ആരെങ്കിലും സമ്പര്‍ക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലോ, അവരൊക്കെ quarantine ഇരിക്കേണ്ട സമയം അല്ലേ. അങ്ങനെ ഞാന്‍ വീട്ടിക്ക് വന്നിട്ട് ആദ്യം ചെയ്തത് എന്‍റെ member ക്ക് വിളിച്ചു. ഞങ്ങടെ നാട്ടിലെ member ക്ക് വിളിച്ചു. health center ഇല്‍ അറിയിച്ചു. എന്നിട്ട് member ഞങ്ങടെ ward group group ഇല്‍ ഇട്ടിട്ട്‌ എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ corona സ്ഥിതീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീടുമായിട്ട് കൊറച്ചു കാലത്തിലേക്ക് സമ്പര്‍ക്കങ്ങളൊന്നും വേണ്ട.

അങ്ങനെ ഞാന് പിന്നേം വീട്ടില് ഇങ്ങനെ ഇരിക്കയാണ്. അപ്പൊ doctor എഴുതിത്തന്ന മരുന്ന് കൊണ്ട് ഒരു കുറവും കാണാഞ്ഞിട്ടു പിന്നെ ഞാനാ നാ ചൊമക്കുള്ള നാടന്‍ മരുന്ന് കുടിക്കല്

അപ്പൊ എനിക്ക് hospital ഇല്‍ പോയിട്ട് admit ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്‍ എന്‍റെ ഈ സമയം ശരിയല്ലല്ലോ. നമ്മള്‍ ഈ സമയത്ത് തീരെ tension അടിക്കാന്‍ പാടില്ലാത്ത സമയം ആണ് ഈ ഗര്‍ഭസമയം പക്ഷെ എന്ത് ചെയ്യാനാ?

ആ യാത്ര തന്നെ നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്നതായിരുന്നു. ആരും ആഗ്രഹിക്കില്ലല്ലോ ambulance എന്ന് പറയുന്നത് വാഹനം തന്നെ പേടിയാണ് എല്ലാവര്‍ക്കും. അത്തരം വാഹനത്തില്‍ കയറല്ലേ അതിനൊന്നും അങ്ങനത്തെ അവസ്ഥയൊന്നും വരുത്തല്ലേ എന്നാഗ്രഹിക്കുന്ന ആളുകളാ നമ്മള്. അങ്ങനെ ഞാന്‍ ambulanace വിളിച്ചു hospital ഇല്‍ പോയി. അങ്ങനെ മണ്ണാര്‍ക്കാട് hospital ഇല്‍ ആണ് ഞാന് admit നായിട്ടു പോയത്. Admit ഇനു പോവുവല്ലേ വിചാരിച്ചു വീട്ടിന്ന് എല്ലാ സാധനങ്ങളും എടുത്തിട്ടു തന്നെയാണ് പോയത് dress ഉം, കാര്യങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ എടുത്തിട്ടാണ് hospital ഇലേക്ക് അന്ന് പോയത്.

എന്നിട്ട് doctor തന്നെ അവിടുന്ന് പരിശോധിച്ചു. അവിടെയാണെങ്കി bed ഇനി അവിടെ admit ആവുകയാണെങ്കി തന്നെ കെടക്കാനൊന്നും bed ഇല്ലാ എന്നാണ് പറഞ്ഞത്. വേറെ ഏതെങ്കിലും hospital ഇലേക്ക് പോകേണ്ടി വരും. നമുക്ക് നോക്കി വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ check ചെയ്തു bp നോക്കി. അപ്പൊ അതൊന്നും കൊഴപ്പ ഇല്ല. എനിക്ക് tension കാരണാ കാരണോന്ന്. അപ്പൊ tension കൊറച്ചു നേരം wait ചെയ്യാന്‍ പറഞ്ഞു. കൊറേ നേരം ഞാനവിടെ നടക്കാന്‍ പറഞ്ഞു. ഞാനങ്ങനെ ആഹ് hospital ഇന്‍റെ വരാന്തയിലൂടെ അങ്ങ് നടന്നു. കുറേ സമയം അങ്ങ് അങ്ങോട്ടും, ഇങ്ങോട്ടും നടന്നു. അതിനുശേഷം വീണ്ടും എന്നെ check ചെയ്തു. അപ്പൊ കൊഴപ്പം ഒന്നുമില്ല. നിങ്ങക്ക് വീട്ടി പോണേങ്കി പോവാന്ന് പറഞ്ഞു. അവിടെ ചെന്നേക്കനെ hospital ഇല്‍ എത്തിയ ഉടനെ എനിക്ക് doctor ഗുളിക തന്നു. അത് കഴിക്കാന്‍ പറഞ്ഞു. അത് കഴിച്ചിട്ട് ഞാനവിടെ അരമണിക്കൂര് wait ചെയ്തപ്പോ പിന്നെ normal ആണ്. കുഴപ്പം ഒന്നും ഇല്ല. എപ്പഴും മനസ് relax ആക്കണം എന്ന് പറഞ്ഞു. അതായത് tension ഉം, കാര്യങ്ങളും ഒന്നും പാടില്ല. എപ്പോഴും happy ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് വേണ്ടത് നല്ലവണ്ണം ഭക്ഷണം കഴിക്കാനാ പറയുന്നേ. ആ സമയത്ത് ഭക്ഷണം എന്ന് പറയുന്നത് തന്നെ എന്ത് ഭക്ഷണമായാലും നമുക്ക് ആഗ്രഹവല്ല നമുക്ക് പനി കാരണം നമ്മടെ വായ്ക്ക് ഒരു രുചിയുമില്ല. അങ്ങനെ ഞാന് വീട്ടില് ഭക്ഷണമൊക്കെ കുറവായത് കാരണം ഞാന്‍ ഏറെ ക്ഷീണിതയായത്‌ അതാണ്‌. ഈ ഗര്‍ഭസമയത്ത് നല്ല ഭക്ഷണം കഴിക്കേണ്ടതല്ലേ. അതൊന്നും ഇല്ലാഞ്ഞിട്ടാണ് എനിക്ക് ഏറെ ഈ സമയത്ത് ഈ രോഗമിങ്ങനെ മൂര്‍ച്ചിച്ചു വരാനും, കൂടുതലാകാനും കാരണം ആയത്. എന്നിട്ട് ഞാനെന്‍റെ വീട്ടിലേക്കു വന്നതിനു ശേഷം വെറും

പക്ഷേ, ആഗ്രഹിച്ചിട്ടു കാര്യം ഇല്ലല്ലോ. നമുക്ക് തിന്നാന്‍ കഴിയേണ്ടേ. അങ്ങനെ ഞാന് വീട്ടില് പത്ത് ദിവസം നല്ല പ്രയാസപ്പെട്ട് ഭയങ്ക നല്ല പ്രയാസം ആയിരുന്നു. ശ്വാസതടസ്സം കാരണം ശ്വാസമെടുക്കുന്നത് കാരണം ബുദ്ധിമുട്ടിലായി. അയല്‍വാസികള്‍ക്കൊക്കെ എന്‍റെ ചൊമയൊക്കെ കേട്ടിട്ട് ഭയങ്കര vomiting ഉം, കാര്യങ്ങളുമായിരുന്നു. ചൊമ കേട്ടിട്ട് അയല്‍വാസികള്‍ വിളിച്ച് വിവരങ്ങള്‍ അന്വേഷിക്കും. വരാനൊന്നും പടുണ്ടായിരുന്നില്ലല്ലോ. അതായത് quarantine സമയം അല്ലേ. പൊറത്ത് യാതൊരു സമ്പര്‍ക്കവും പാടില്ല. വീടിന്‍റെ പൊറത്ത് തന്നെ എറങ്ങരുതെ എന്നാ പറഞ്ഞേ. അങ്ങനെ ഞാനിതെല്ലാം സഹിച്ച് നാട്ടിലുള്ളോരും, വി വിളിക്കണോരും പല പല medicin e ഉം പറഞ്ഞു തന്നു. ചൊമക്ക് വേണ്ടീട്ടും, ശ്വാസം ശരിയാവാനും വേണ്ടീട്ട് നമ്മുടെ നാട്ടിലുള്ള മരുന്നും, english മരുന്നും, യുനാനി മരുന്നും ഈ സമയത്ത് ഞാനുപയോഗിക്കാത്ത ഒരു മരുന്നില്ല എന്തെന്ന് വച്ചാല്‍ എനിക്ക് corona അത്രമാത്രം പിടിപ്പെട്ടു. എന്‍റെ മരണത്തിന്‍റെ വക്കിലേക്ക് എത്തിയെന്ന് പറയാം. അത്രയ്ക്കും പിന്നിട് എന്‍റെ പരിസരങ്ങളിലും എനിക്ക് corona സ്ഥിരീകരിച്ച ശേഷം എന്‍റെ പരിസരങ്ങളിലോക്കെ ഇങ്ങനെ corona ഉണ്ടാകാന്‍ തുടങ്ങി. പക്ഷേ, എന്‍റെ സമയത്ത് അങ്ങനെ ആര്‍ക്കുമില്ലല്ലോ. അപ്പൊ തന്നെ എനിക്ക് ഭയമായി. പിന്നെ എനിക്ക് corona സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് എന്‍റെ തൊട്ട് അപ്പരയുള്ള കൊറച്ചു ആറു kilometer അപ്പുറമുള്ള സ്ഥലങ്ങളിലൊക്കെ ഓരോ ഓരോ രോഗികള്‍ മരിക്കുന്നുണ്ട്. പ്രായമായവര്‍ക്കൊക്കെ ഇത് വന്നാല്‍ രക്ഷപ്പെടണില്ല. അധികം മരണമാണ് വരുന്നേ. കേക്കുണ കേക്കുണതൊക്കെ മരണം എന്തായാലും എല്ലാവരുടെയും പ്രാര്‍ത്ഥനയുടെയും, എന്‍റെ മനശക്തിയുടെയും കാരണം കൊണ്ട് എനിക്കെന്‍റെ ദൈവം തന്ന ആയുസിന്‍റെയും ബലം കൊണ്ട് ഞാനിന്ന് ജീവിക്കുന്നു. എന്നേ പറയാന്‍ പറ്റൂ. കാരണം, എന്‍റെ സമയം അങ്ങനെയായത് കൊണ്ട് യാതൊരു രക്ഷപെടാനുള്ള യാതൊരു പഴുതും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും serious ആയിരുന്നു എന്‍റെ പ്രശ്നങ്ങളെല്ലാം. എങ്കിലും ഞാന് ഈ corona യെ അതിജീവിച്ചു. അതിജീവിക്കാന്‍ നല്ലവണ്ണം പ്രയാസപ്പെട്ടു. എന്‍റെ മക്കളൊക്കെ എന്‍റെ വീട്ടിലേക്കു കാണാന്‍ വരാന്‍ നല്ല ആഗ്രഹം. പക്ഷേ, എനിക്ക് വീട്ടിലേക്ക് വന്നാല്‍ എനിക്ക് പേടിയാണ്. എനിക്കുള്ളത് പോലെ അവര്‍ക്കുണ്ടാകുമോ. എങ്ങനെയായാലും എന്‍റെ മക്കക്ക്‌ എന്നെ കാണുവാന്‍ ആഗ്രഹമായി. എനിക്ക് മൂത്തത് രണ്ടു കുട്ടികളുണ്ട്. അവരങ്ങനെ എന്നെ കാണാന്‍ വന്നു എന്‍റെ ബന്ധുക്കളൊപ്പം എന്നിട്ട് എന്‍റെ വീടിന്‍റെ gate ന്‍റെ പൊറത്ത്. Road ഇല്‍ നിന്നിട്ടാണ് എന്നോട് അവര്‍ സംസാരിച്ചത്. കാരണം, അവരൊക്കെ വന്ന സമയത്ത് എനിക്ക് സംസാരിക്കാന്‍ പോലും ശ്വാസം എടുത്താ കിട്ടിയിരുന്നില്ല. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടില്‍ പോയി കരയുവൊക്കെ ആയിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കുന്നു ഞാനാ corona യുടെ സമയത്ത്. ഈ രോഗം വന്നവരെല്ലാം, പിടിപ്പെട്ടവരെല്ലാം അധികം മരിക്കുക എന്നല്ലേ കേക്കണത്. രക്ഷപ്പെടുന്നോര് ചുരുക്കം ചില ചിലര് മാത്രാ ഉണ്ടായത്. ഈ രോഗം അത്രയ്ക്കും serious matter ആയിരുന്നു ഈ രോഗത്തിന്‍റെ പ്രശ്നം. എങ്ങനെയായാലും ഞാന് അങ്ങനെ ആ രോഗത്തീന്ന് ഒരു വിധം പത്ത് ദിവസത്തിനു ശേഷം വല്യ അപകട അപകടകരമായ stage ഇല്‍ നിന്ന് ഒരു ഒരു സാധാരണ സ്ഥിതിയിലേക്ക് ഞാന്‍ ഒരു പത്ത് ദിവസത്തിനു ശേഷം വന്നു. അതിനു ശേഷം ഞാന് വീണ്ടും എന്‍റെ corona test ഇന് ഞാന്‍ പോയി. എനിക്കത് കൊറവായിക്കണോ, മാറിയേക്കണോ അറിയേണ്ടേ? അത് കാരണം ഞാന്‍ വീണ്ടും hospital ഇലേക്ക് പോയി. അപ്പൊ hospital check ചെയ്തപ്പോ corona സ്ഥിതീകരിച്ചു. എന്നാലും വീട്ടീന്ന് പുറത്തു കറങ്ങണ്ട. അഞ്ചു ദിവസം കൂടെ വീടിന്‍റെ വീട്ടി തന്നെയിരിക്കണം എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ശരീരത്തില്‍ ഇനി അതിന്‍റെ എന്തെങ്കിലും അണുക്കളും ബാക്കിയുണ്ടെങ്കില്‍ പൊറത്തെറങ്ങി ഇനി സമ്പര്‍ക്കങ്ങള്‍ ഒന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ട് വീണ്ടും അഞ്ചു ദെവസം കൂടി വീട്ടില്‍ തന്നെ എന്നോട് qurantine ഇരിക്കാന്‍ പറഞ്ഞു അങ്ങനെ ഞാന്‍ വീട്ടീല് ഇരിക്കേണ്ടി വന്ന സമയത്ത് അന്വേഷണത്തിനായിട്ടു police വന്നു. അന്നൊക്കെ qurantine ഇല്‍ ഇരിക്കുമ്പോ വീട്ടില്‍ വന്നു അന്വേഷണങ്ങളും, കാര്യങ്ങളും ഒക്കെ ഒണ്ടാവും. എവിടേലും പോയിട്ടാണോ? എന്തേ ബുദ്ധിമുട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ? എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെ അറിയിക്കാനും അവരു number ഉം, കാര്യങ്ങളും എല്ലാം എനിക്ക് തന്നു വാട്സ്അപ്പ് ചെയ്തു തന്നു. അവര് road ഇല്‍ നിന്ന് സംസാരിച്ചു. ഞാനെന്‍റെ വീട്ടിന്‍റെ ഉയർനല്‍ നിന്നിട്ടും അവരോടു സംസാരിച്ചു. അങ്ങനെ ഞാന് അവരോടുമായി സംസാരിച്ചു. കൊഴപ്പമൊന്നുമില്ല. ഇത് എല്ലാടിത്തും ഉണ്ട്. പേടിക്ക പേടിക്കയൊന്നും വേണ്ട. എന്നൊക്കെ പറഞ്ഞു. നല്ല രണ്ടു sir ഉമാരായിരുന്നു അന്ന് വീട്ട്ക്ക് വന്നത്. അവര് number ഉം, കാര്യങ്ങളും ഒക്കെ തന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാ മതി. വല്ല hospital ക്ക് പെട്ടന്ന് പോകേണ്ടി വരികയാണെങ്കിലോ വല്ല മരുന്നിന്‍റെ ആവശ്യം ഉണ്ടെങ്കിലോ എന്തിനും വിളിച്ചോണം ട്ടോ യാതൊരു പ്രശ്നവും കരുതണ്ട. നിങ്ങള്‍ക്ക് സഹായത്തിനുണ്ടാവും എന്ന് പറഞ്ഞു. കാരണം എന്‍റെ എനിക്ക് main പ്രശ്നം എന്താന്ന് ഒരു ഗര്‍ഭിണിയാണല്ലോ. അപ്പൊ പിന്നെ എല്ലാ വിഷയം കൊണ്ടും എനിക്ക് പേടിയാണ്. വലിയ dose ഉള്ള മരുന്നുകള്‍ എനിക്ക് കഴിക്കാന്‍ പാടില്ല. food ഉം കാര്യങ്ങളും എത്തിയില്ലെങ്കില്‍ അതെന്‍റെ ശരീരത്തിനു ക്ഷീണം ചെയ്യും. അങ്ങനെ ഞാന്‍ ഭയങ്കര പ്രയാസത്തിലൂടെ

അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞു പതിനഞ്ചു ദിവസം ഞാന്‍ പിന്നെ വീട്ടീന്നു പുറത്തേക്കൊന്നും എറങ്ങിയില്ല. അത് കാരണം എന്‍റെ അയല്‍ വാസികളൊക്കെ തൊട്ടടുത്ത വീട്ടുകാരൊക്കെ മാറി താമസിച്ചു. കാരണം, ഇപ്പൊ ഞമ്മള് തമ്മീ സംസരങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടാ എന്നു തീരുമാനിച്ചു. അത്ര അടുപ്പം ഉള്ള ആള്‍ക്കാരോട് അവര് വീട്ടില്‍ ഉണ്ടായിരികുമ്പോ അവര്‍ക്ക് എന്നോട് സംസാരിക്കാനും ആഗ്രഹമുണ്ടാവും. എനിക്ക് അവരോട് സംസാരിക്കാനും ആഗ്രഹമുണ്ടാകും. അപ്പൊ അവരോട് ഞങ്ങള് നിങ്ങള് കൊറച്ചു നാള് നിങ്ങള് വീട്ടീന്ന് മാറി നില്‍ക്കണതാ നല്ലതെന്ന് പറഞ്ഞു. കാരണം, അന്ന് ആ രോഗം എല്ലാവര്‍ക്കും ഒന്നുമുണ്ടായിട്ടില്ല. നല്ല ഗൌരവത്തിനും first stage ആയോണ്ട് വരുന്നവരൊക്കെ മരണപ്പെട്ടു. അത്രയും

എനിക്ക് പിടിപ്പെട്ട സമയത്തോന്നും ഇവിടൊന്നും ആരും ഈ രോഗത്തിനടിമയല്ല. എങ്ങനെയായാലും ഞാനീ പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പം പിന്നെ വീട്ടീന്ന് പൊറത്തെറങ്ങി വീട്ടീന്ന് പൊറത്തെറങ്ങി

പക്ഷേ എനിക്ക് കൂടെ എന്‍റെ ഉമ്മ ഉണ്ടാരുന്നത്. എന്നാലും ഉമ്മാക്ക് ഈ രോഗം വന്നില്ല. ദൈവത്തിന്‍റെ അനുഗ്രഹത്താല് ഉമ്മ ഈ രോഗത്തിനു അടിമപ്പെട്ടില്ല. എനിക്ക് മാത്രേ വന്നോളു. ഉമ്മ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്തിരുന്നത്. വസ്ത്രങ്ങള്‍ അലക്കിയിരുന്നത്. എന്നാലും ഈ രോഗങ്ങളൊന്നും ഇത്നെ പറ്റി യാതൊരു പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ പതിനഞ്ച് ദിവസത്തിനു ശേഷം കഴിഞ്ഞു പൊറത്തെറങ്ങിയപ്പോ പിന്നെ ഇപ്പൊ അപ്പറം ഒള്ള വീട്ടുകാരോടൊക്കെ സംസാരിച്ചു. എന്നാലും ഞാന്‍ അവരുടെ വീട്ടിലെ വീടുകളിലോ, ചെറിയ കുട്ടികളുടെ വീടുകളിലൊന്നും ഞാന്‍ പോയിരുന്നില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാല്‍ ഒരു രണ്ടു മാസത്തോളം ഞാന്‍ ചെറിയ കുട്ടികളുടെ വീട്ടിലൊന്നും പോയിരുന്നില്ല. എനിക്ക് അത്രയും ഭയമായിരുന്നു. കാരണം ഇനി ഞാന് ചെന്നിട്ടു അത്തരം രോഗം അവിടെ വന്നു അല്ലെങ്കില്‍ ഇ ഇ ഇതാണ് പ്രശ്നം എന്നറിയരുത് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാന് അങ്ങനെ ഞാന് വീട്ടീന്ന് പൊറത്തെറങ്ങിയതിനു ശേഷം പിന്നെ എന്‍റെ വീട്ടില് എന്‍റെ വീട്ടീലേക്ക് ഒറ്റെക്കെന്‍റെ കുട്ടികളെ ഒക്കെ കൊണ്ട് വന്നു പതിനഞ്ചു ദിവസത്തിനു ശേഷം എന്‍റെ വീട്ടിലേക്കു എന്‍റെ കുട്ടികളെ കൊണ്ട് വന്നതിനു ശേഷം എന്‍റെ കുട്ടികളും പിന്നെ എന്‍റെ ഭര്‍ത്താവും വന്നു. അതിനിടയ്ക്ക് എന്‍റെ ജോലിസ്ഥലം എന്‍റെ ഈ രോഗത്തിന്‍റെ സമയത്ത് എന്നോട് എന്‍റെ ഭര്‍ത്താവ് ജോലിയില്‍ നിന്ന് ജോലിസ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്കു വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാന്‍ പറഞ്ഞു വീട്ട്ക്ക് വരണ്ട. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ. അവരും കൂടി വന്നാല് വീടിനുള്ളിലേക്ക് കയറും. അപ്പൊ അത് വേണ്ട. പിന്നത് പൊറത്ത് മറ്റുള്ളവരുടെ മറ്റുള്ളവര് അറിഞ്ഞാലും അവരിങ്ങനെ വീട്ട്ക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു അതൊരു പ്രശ്നാകും. അങ്ങനത്തൊക്കെ സമയാരുന്നു. ആര്‍ക്കും വീട്ട്ക്ക് വരാനോ, അങ്ങോട്ടോ, ഇങ്ങോട്ടോ ഒന്നും പറ്റാത്ത സമയത്താണ് എനിക്ക് corona വന്നത്. അതാണ്‌ ഇത്ര പ്രശ്നം. അങ്ങനെ എന്‍റെ husband ഒന്നും വന്നില്ല. കുട്ടികളേം കൊണ്ട് വന്നില്ല. ഞാനും. എന്‍റെ ഉമ്മയും മാത്രേ പതിനഞ്ചു ദിവസം വീട്ടിലിരുന്നു എന്‍റെ ഈ രോഗം നല്ലവണ്ണം ഞാന്‍ ശ്രദ്ധിച്ചു. എത്രത്തോളം എന്ന് വച്ചാല് എനിക്കൊന്നു ശരീരം മൊത്തം വേദനയായിരുന്നു. ശരീരം മൊത്തം വേദന എന്ന് പറഞ്ഞാല് എണ്ണീക്കാനും, നടക്കാനും ഒന്നും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഞാന്.

ഇതെവിടുന്നു കിട്ടി. എന്താന്നറിയില്ല. കാരണം, ആര്‍ക്കാണ് ഈ രോഗമുള്ളത്. ഇനിപ്പോ രോഗോള്ളോരും പുറത്തിറങ്ങി നടക്കുന്നത് കാരണം ഒക്കെയാണ് ഇത്തരം പ്രശ്നങ്ങള്‍ അധികം ആകണത്. അല്ലെങ്കില്‍ രോഗം ഉണ്ട് എന്നറിഞ്ഞാല്‍ വീട്ടില് ഇരിക്കയോ, ജോലിക്ക് പോവാതെ ഇരിക്കുകയോ ഒക്കെ ചെയ്താല് എല്ലാര്‍ക്കും ഇത് എത്തൂല. ഇത് ആര്‍ക്കെങ്കിലും ഉണ്ടാകും. അവരറിയാതെ വീട്ടിന്നു പൊറത്തേക്ക് പോവും. അപ്പോഴൊക്കെയാണ് ഈ പ്രശ്നം ഇങ്ങനെ ഏത്തണത്.

ഗര്‍ഭിണിയല്ലേ. വീണ്ടും എന്നെ കാണിക്കുന്ന doctor ഉട hospital ഇലേക്ക് കാണാന്‍ വേണ്ടി പോയി. അപ്പൊ doctor ഉം ഇനി കൊഴപ്പങ്ങള്‍ ഒന്നും ഇല്ല. പ്രശ്നം ഒന്നുമില്ല. വീട്ടി rest ചെയ്താ മതി. അല്ലാതെ യാത്രകളും കാര്യങ്ങളും ഒന്നും ചെയ്യണ്ടാപറഞ്ഞു. അഞ്ചു മാസല്ലേ. എനിക്ക് ഗര്‍ഭസമയത്ത് ആയതു കൊണ്ട് തന്നെ എനിക്ക് എന്‍റെ ജീവന്‍ എങ്ങനെയെങ്കിലും കിട്ട്യാ മതിയാരുന്നു എന്ന അവസ്ഥയില്‍ എത്തിഞാന്‍. കാരണം, വേദന കൊണ്ട് എന്താ ചെയ്യണ്ടേ എന്ന് പോലും എനിക്കറിയണില്ല. ശരീരം മൊത്തം വേദന. ശ്വാസം ഒരു വാക്ക് പറഞ്ഞാ അടുത്ത വാക്ക് പറയണേ ശ്വസം എടുത്ത് പറയണം. എന്‍റെ ജീവിതത്തില്‍ ഇല്ലാത്ത ഒരു രോഗാണ് ശ്വാസംമുട്ട്. അതൊക്കെ എനിക്ക് പിടിപ്പെട്ടു. എന്നിരുന്നാലും ഞാന്‍ ആ രോഗത്തില്‍ നിന്ന് മുക്തയായി. അതിനു ശേഷം എന്‍റെ മക്കള്‍ക്കോ, ഒന്നും, ആ രോഗം വന്നതൊന്നുമില്ല. എന്‍റെ ഉമ്മാക്കും വന്നില്ല. പിന്നെ കൊറേദിവസങ്ങള്‍ക്ക് ശേഷം അതെന്‍റെ വീട്ടില് എന്‍റെ ജ്യേഷ്ടത്തിക്ക് അങ്ങനെ കൊറേ പേര്‍ക്ക് ആ രോഗം വന്നത് മാസങ്ങള്‍ക്ക് ശേഷം എനിക്കുണ്ടായത് ഞാനവിടെ പോവാത്തത് കൊണ്ടോ പോയിട്ടൊന്നും ഇല്ല. പക്ഷേ, അത് പിന്നീടെല്ലാം ഈ corona പിന്നെ അധികമുള്ളവരെയും പിടിപ്പെട്ടു. എന്നാലും വല്യ ഗൌരവമില്ലാതെ എല്ലാര്‍ക്കും ഇത് പിടിപ്പെട്ടു. കൊറേ പേര് മരിച്ചു. കൊറേ പേര് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പിന്നെയും ജീവിച്ചു അങ്ങനെ പോയി. എനിക്ക് ഈ corona വരാന്‍ പ്രധാനമായ കാരണം എന്താന്ന് വച്ചാല്‍ എന്‍റെ യാത്രയാണ്‌. സമയത്തുള്ള യാത്ര. കാരണം, വീട്ടിലിരിക്കാതെ പൊറത്തെറങ്ങി മറ്റുള്ളവരുമായി സമ്പര്‍ക്കങ്ങളുണ്ടായി യാത്ര ചെയ്തു. Dress എടുക്കാനൊക്കെ വീട്ടീന്ന് പോയി. പല പ്രശ്നങ്ങളും എന്താന്നറിയില്ല. ആരുടെ അടുത്ത്ന്ന് കിട്ടിയെന്നും അറിയില്ല. എവിടുന്നു വന്നുവെന്ന് അറിയില്ല. ഞാന്‍ നല്ലവണ്ണം പേടിച്ചു പോയ സമയാണ്. മരണത്തില്‍ നിന്നും ജീവിതത്തിലേക്ക് വന്നതാണ്‌ ഞാന്‍. കാരണം അത്രയ്ക്കും പ്രശ്നത്തിലായിരുന്നു ഞാന്‍. ഞാനന്ന് ദൈവത്തോട് പ്രാര്‍ത്ഥിച്ചു. ഈ രോഗം ഇനി മറ്റൊരുത്തനും കൊടുക്കല്ലേ. കാരണം, അനുഭവിച്ചവര്‍ക്കെ അതിന്‍റെ വേദന എത്രയെന്ന് അറിയൂ. ഇനി ആര്‍ക്കും ഇത്തരം രോഗം കൊടുക്കല്ലേ എന്നുള്ളതാ ദൈവത്തോട് ആത്മാര്‍ത്മായി പ്രാര്‍ത്ഥിച്ച time ആഹ് ആഹ് time. എന്തു വച്ചാല് എന്തെങ്കിലും ഒരാള്‍ക്ക്‌ ഇണ്ട് എന്ന് പറഞ്ഞാ നമ്മള് ആ ഭാഗങ്ങളിലേക്ക് വല്ലാതെ ഇത്തരം പ്രത്യേകിച്ച് ഇത്തരം രോഗങ്ങളൊക്കെ പടര്‍ന്നു പിടിക്കുന്ന രോഗങ്ങളാണ് നമ്മള് quarantine ഇല്‍ ഇരിക്കണം, വീട്ടിലിരിക്കണം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോ നമ്മളത് നിസാരമായിട്ടു നമ്മള് വീട്ടിന്നു ഇറങ്ങിയിട്ട് നമ്മക്കതൊന്നും കൊഴപ്പമില്ല, നമ്മക്കൊന്നും അത് പിടിപെടൂല എന്നൊക്കെ പറഞ്ഞാല് നമ്മള് പൊറത്തെറങ്ങി നടക്കും. നമ്മക്ക് പ്രശ്നമുണ്ടാവൂല എന്ന് പറഞ്ഞ്. പക്ഷേ, അത് നമ്മേം തേടി വരും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് എന്‍റെ ജീവിതം. ഞാനത് പ്രശ്നമാക്കില. കാരണം, ഞാന്‍ full time mask വച്ചിട്ട് തന്നെ ആയിനു പുറത്തിറങ്ങിയേന്. mask ഉണ്ടായിട്ട് പോലും, mask ഉപയോഗിച്ചിട്ട് പോലും എനിക്ക് ആ രോഗം വന്നു. അപ്പം mask ഒന്നും ഇത് വരാതിരിക്കാന്‍ യാതൊരു തടസ്സം അല്ല. നാം എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നറിയില്ല. നമ്മള് caring ആകണം. നമ്മള് ശ്രദ്ധിക്കുക. വീട്ടീന്ന് ഒന്നും പൊറത്തിറങ്ങാതെ. നല്ല പ്രയാസപ്പെട്ട time ആയിരുന്നു അന്ന്. കാരണം എല്ലാവര്‍ക്കും പ്രയാസം ആണ്.

എല്ലാവരുടേം വരുമാനങ്ങള്‍ government ജോലിയില്‍ പോലും ഇല്ലാതിരിക്കുവാണ്. government ജോലിക്കാര് പോലും ജോലിക്ക് പോകാന്‍ പറ്റാത്ത ഒരവസ്ഥയാണ്. അവരുടെ ശമ്പളത്തീന്ന് government പിടിച്ചു. പല ബുദ്ധിമുട്ടുകളും ലോകമെമ്പാടും ഈ ഒരു പ്രശ്നം കാരണം ബുദ്ധിമുട്ടീട്ടുണ്ട്. അത്തരം രോഗങ്ങള്‍ ഇനീ നമ്മുടെ നാട്ടിലൊന്നും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാര്‍ത്ഥമായിട്ട് ദൈവത്തോട് പ്രാര്‍ത്ഥിക്കാം. അങ്ങനെ ഞാന് ഈ രോഗത്തീന്നു രക്ഷപ്പെട്ടതിനു ശേഷം പിന്നീട് ഞാന് നല്ല ശ്രദ്ധയോടെയാണ് വീട്ടിന്നു ഒന്നും എവിടേക്കും പോയില്ല. പിന്നെന്‍റെ സമയം പത്തുമാസം ആകുന്നതു വരെ ഞാന്‍ പ്രത്യേകിച്ച് എവിടേം വീട്ടീന്ന് പൊറത്തേക്ക് പോവാതെ വീട്ടീ തന്നെ കഴിച്ചുകൂടി. എന്തു വച്ചാല് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വന്നാല് എനിക്ക് നേരിടാനുള്ള ശക്തി~ ~യില്ല. കാരണം ഞാന്‍ അത്രത്തോളം എനിക്ക് ഞാ ഈ രോഗം മാറിയിട്ടും ഞാന്‍ നല്ലോണം പ്രയാസപ്പെട്ടിട്ടുണ്ട്. നല്ല വണ്ണം പ്രയാസപ്പെട്ടു. കാരണം എന്തു വച്ചാല് കാലുവേദന കൊണ്ട് നടക്കാന്‍ കഴിയാതെയായി. പിന്നീടു ഈ സമയം ഒന്നും എനിക്ക് കൊഴപ്പം ഒന്നുമില്ല. normal ആണ്. എന്‍റെ ആദ്യത്തെ മാതിരി ഞാന്‍ തിരിച്ചു വന്നു. പക്ഷേ എന്നെ അറിയുന്നവര് എന്‍റെ രോഗത്തെ കുറിച്ച് അറിഞ്ഞവരൊക്കെ പറയുന്നത് എന്‍റെ ആയുസ് കൊണ്ടാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത് എന്നാണ്. കാരണം,

ഇനി അത്തരം അവസ്ഥകള്‍ ഒന്നും ഒരാള്‍ക്കും വരാതിരിക്കട്ടെ. ഇനി അത്തരം രോഗങ്ങളൊക്കെ വരാതിരിക്കാന്‍ നമ്മള് ശ്രദ്ധിക്കുക. നമ്മടെ നമ്മളെ അത്തരം പടര്‍ന്നു പിടിക്കുന്ന രോഗങ്ങള്‍ ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞാല്‍ തന്നെ നമ്മള്‍ അതില്‍ നിന്നും അകന്നു നില്‍ക്കുക. അത്തരം പ്രശ്നങ്ങളും, പ്രയാസങ്ങളും ഒന്നും നമ്മക്ക് വരാതിരിക്കാന്‍ വേണ്ടീട്ട് ആരെന്തു പറഞ്ഞാലും അത് ശ്രദ്ധിച്ച് പൊറത്തിറങ്ങാതെ അത്ര വലിയ എന്തു പ്രശ്നങ്ങള്‍ ആണെങ്കിലും വീട്ടില്‍ തന്നെ കഴിഞ്ഞ് ഉള്ളത് കൊണ്ട് ഭക്ഷിച്ച്‌ ഉള്ളത് കൊണ്ട് ജീവിക്കുക. ആര്‍ഭാട ജീവിതങ്ങളൊക്കെ ആ സമയത്ത് നമക്ക് ഇല്ലാതാക്കിയേ മതിയാവു. കാരണം, നമ്മടെ ശ്രദ്ധക്കുറവ് കൊണ്ടുതന്നെയല്ലേ നമുക്കിത് പിടിപെടണത്. നമ്മള്‍ ശ്രദ്ധിക്കുക. അത്തരം രോഗങ്ങള്‍ വരാതിരിക്കാന്‍. ഈ രോഗത്താല്‍ പല ആളുകളും മരിച്ചു. ചെറുപ്പം, വലിപ്പം, മൂത്~ വയസ്സായവര്, എന്നൊന്നും ഉണ്ടായിരുന്നില്ല. കൊറേ പേര് മരണപ്പെട്ടിട്ടുണ്ട് ഈ രോഗം കാരണം. എത്രയോ ല~ ~ക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ രോഗം കാരണം മരണപ്പെട്ടത്. മരണമടഞ്ഞിട്ട് hospital ഇല്‍ പോലും admit ചെയ്യാനാകാതെ കാരണം doctor മാര്‍ക്കും, എല്ലാവര്‍ക്കും ഇത് ആര്‍~ ~ക്ക് വരിക എന്നറിയില്ലല്ലോ. എല്ലാവരും പ്രയാസപ്പെട്ട ഒരു time ആരുന്നു ആ time പ്രയാസങ്ങളും, ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു കാലം. രണ്ടു രണ്ടര വര്‍ഷത്തോളം നമ്മളൊക്കെ നല്ലോണം പ്രയാസപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാരും ലോകമെമ്പാടും എന്ന് പറയാം. വിദേശരാജ്യങ്ങളില്‍ നിന്ന് വന്നവര്‍ പിന്നെ തിരിച്ചു പോകാന്‍ പറ്റാത്ത ഒരവസ്ഥയിലൊക്കെ ആയി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാന്‍ പറ്റാത്ത അവസ്ഥയിലൊക്കെയായി. ഇനി അഥവാ വന്നാ തന്നെ അവര് qurantine ഇല്‍ ഇരിക്കണം. പൊറത്ത് ഇറങ്ങാന്‍ പാടില്ല. അങ്ങനൊക്കെ പല പല പ്രശ്നങ്ങളും നല്ലവണ്ണം ഒരു ബുദ്ധിമുട്ടിയ നമ്മുടെ ജീവിതത്തില് ഒരു ഈ അടുത്തകാലത്ത് ഒന്നും ഇത്രം ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഒരു മനുഷ്യരും അനുഭവിച്ചിട്ടുണ്ടാകില്ല ഈ corona കാലത്ത് അനുഭവിച്ച മാതിരി ബുദ്ധിമുട്ട്. പൊറം ലോകമായിട്ടും, പൊറത്ത് ഒക്കെ ഒള്ള ജനങ്ങളുമായിട്ടൊന്നും യാതൊരു സമ്പര്‍ക്കം പാടില്ലാതെ, ജോലിക്ക് പോകാന്‍ പറ്റാതെ, business നടക്കാതെ, എല്ലാം നിന്ന് പോയ ഒരു സമയം ആയിരുന്നു corona സമയം. ഇത്ര സമയങ്ങള് ഇന ഇത്തരം രോഗങ്ങളൊന്നും നമ്മുടെ നാടുകളിലോ, നമ്മുടെ അയല്‍രാജ്യങ്ങളിലോ, നമ്മുടെ ലോകത്തോ ആര്‍ക്കും തന്നെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാര്‍ഥമായി പ്രാര്‍ത്ഥിക്കാം. കാരണം, വന്നവര്‍ക്കെ അത് എങ്ങനെയായിരുന്നു എന്നറിയാന്‍ പറ്റുള്ളൂ. വരാത്തവര്‍ക്കും, അറിയാത്തവര്‍ക്കും അത് ഒരു corona minimum ഒരു പനി എന്നൊക്കെ പറഞ്ഞത് normal ആയി വക്കും. പക്ഷേ അത് അനുഭവിച്ചവര്‍ക്കെ അതിന്‍റെ ഗൗരവം എത്രയെ എന്ന് കാരണം ഞാനത് അനുഭവിച്ചതാണ്‌. ഇനി ആര്‍ക്കും അത്തരം അനുഭവങ്ങള്‍ അവരുടെ ജീവിതത്തില്‍ വരാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രാര്‍ത്ഥിക്കാം. നമ്മുടെ എത്ര വലിയ തിരക്കുകളായാലും എത്ര പോക പോകേണ്ട അവസ്ഥകളായാലും നമ്മള് പുറം ലോകത്തൊന്നും ഇറങ്ങാത നമ്മള് ഉള്ളത് കൊണ്ട് ആ corona സമയത്ത് നമ്മുക്ക് government ഒക്കെ ആനൂകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. Rasion കടകളില്‍ നിന്നും kit ഉകളും ഭക്ഷ്യ ധാന്യങ്ങളൊക്കെ സുലഭമായി കിട്ടിയ ഒരു സമയം ആയിരുന്നു. അപ്പൊ അത്തരം സമയങ്ങളൊക്കെ ആയതു കൊണ്ട് നമ്മുടെ government ന്‍റെ ഒക്കെ ഇടപെടല് കാരണം കൊറേ ജനങ്ങള് വല്ലാതെ ബുദ്ധിമുട്ടാതെ വല്യ ആര്‍ഭാട ജീവിതമില്ലെങ്കിലും കുറെയേറെയൊക്കെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാന്‍ ജീവിക്കാന്‍ പറ്റി. കാരണം ഭക്ഷണം ഇല്ലാ എന്നൊന്നും പറയണ്ട ഒരവസ്ഥയിലേക്കൊന്നും എത്തിയില്ല. കാരണം, rasion കടകളില്‍ നിന്നൊക്കെ അരി സാധങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് വലിയ ആര്‍ഭാടമില്ലെങ്കിലും

പ്രാര്‍ത്ഥിക്കാം. നമസ്കാരം.

ഞാന്‍ ഇവിടെ തന്നെ ഒണ്ടെടാ. ഒന്നൂല്ല ചെറുതായിട്ട് ഒന്ന് വയ്യാതായി. ഹും കൊറോണ positive ആണിപ്പം. രണ്ടു ദിവസം മുമ്പ് test ചെയ്തു. ചെറിയ ചെറിയ symptoms ഒക്കെ കാണിച്ചിണ്ടായിരുന്നു. അപ്പൊ രണ്ടു ദിവസം മുമ്പ് test ചെയ്തത്. അപ്പൊ ദാ അന്ന് അറിഞ്ഞു. അന്ന് evening അറ്ന്നു positive ആണെന്ന്. ഇപ്പ ദാ വീട്ടിലിങ്ങനെ quarantine ല് ഇരിക്കുന്നു. ഉം ആഹ് ഇപ്പൊ ഒക്കെ തന്നെ സുഖായിട്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ പോകെ പോകെ അറിയാം. ബോറടിച്ചു ചാവാന്‍ മതി. ഇപ്പം ഞാന്‍ ദാ വീടിന്‍റെ മോളീല് quarantine ഇരിക്കുന്നു. ബാക്കിയെല്ലാരും താഴെത്ത്ണ്ട്. ആഹ് ഒട്ടും വയ്യ. ഇപ്പാണെങ്കി മുത്തശ്ശിക്കാണെങ്കില് തീരെ വയ്യാതിരിക്ക. അപ്പൊ hospital case ക്കേയിട്ട് ഇങ്ങനെ നടക്കേരുന്നു. അപ്പ അതിന്‍റെ എടെലാ കൊറോണ കിട്ടീത്. ഇപ്പൊ hospital ലെ ചെലവും കാര്യങ്ങളൊക്കെ കൂടി കഴിഞ്ഞ് നല്ല ഒരു amountcash ഉം കൈയീന്നു ചെലവായിരിക്കേ. എന്താ ചെയ്യേണ്ടന്ന് അറിയാതെ കിളി പോയിരിക്കുമ്പോളാ നീ വിളിക്കുന്നേ. പിന്നെ ചോദിക്കാനുണ്ടോ? ഇപ്പം തന്നെ hospital case ആയിട്ടു അവിടെ കാണിച്ചു ഇവിടെ കാണിച്ച് പ്പം കൈയീന്ന് നല്ല ഒരു amount തന്നെ ചെലവായി. Health Insurance അല്ലേ. ഞാനിങ്ങനെ ന്നാലോയിക്കേരുന്ന് എടുക്കണംന്ന്. ഞാന്‍ ഇനി ഇത് വരെ എടുത്തിട്ടില്ല. അപ്പൊ ഇനി ഇപ്പ എന്തായാലും എടുക്കണം. പക്ഷേ, അതെന്താണ്? അതിനെകുറിച്ച് വല്യ ധാരണ ഒന്നും എനിക്കില്ല.

അങ്ങനെ ഒരു പാട് type insurance ഇല്ലേ? അതിലിപ്പോ ഏതാണ്, എങ്ങനെയാണ് ന്നൊക്കെ ഇപ്പൊ എങ്ങനയാ ഒരു idea യും ഇല്ല സത്യം പറയുകയാണെങ്കില്‍. ഉം ഞാനിങ്ങനെ എടുക്കണംന്ന് വിചാരിക്കുന്നുണ്ട്. പ്പ എവിടെ പോയിട്ടാ എടുക്കുകാന്നൊന്നും ഒരു idea യും ഇല്ല. ഇപ്പം നിനക്കതിനെ കുറിച്ചറിയുവോ? പ്പ online site ആണെങ്കിത്തന്നെ എങ്ങനെയാണ്? ശരിക്കും online website നെക്കാട്ടും നല്ലത് നമ്മള് agents നെ കണ്ടിട്ട് health insurance എടുക്കുന്നതല്ലേ? ഓ, അങ്ങനെയാണല്ലേ? അല്ല, എന്നാലും ഈ online site നേക്കെ എന്ത് വിശ്വസിസിട്ടാ നമ്മളിങ്ങനെ premium ഓം, cash ഷൊക്കെ അടയ്ക്കാ? ഈ online website ആവുമ്പോ ഒരു agent ഇല്ലാതെ നമ്മളും, company നീം കൂടി direct ഉള്ളൊരു ദാണല്ലോ വരുന്നത്. അപ്പൊ ഇതിന്‍റെ agreement ക്കെ എങ്ങനെയാണ്? അതൊക്കെ വിശ്വസിക്കാന്‍ പറ്റുന്നതാണോ? അറിയുവോ ആരെങ്കിലും ഇങ്ങനെ online website വഴി health insurance എടുത്തത്? എന്തായാലും നീ online website ന്‍റെ details ഒക്കെ ഒന്ന് share ചെയ്യ്. ഞാനൊന്നു നോക്കട്ടെ. പക്ഷേ, ഇനി എനിക്കിപ്പോ agent നെ കണ്ട് എടുക്കുന്നതാണ്. അതാവുമ്പം കൊറച്ചു കൂടീം clear ആയിട്ട് മനസിലാക്കാലോ.

ഇല്ലാ. അതെന്താണ്? എന്താ സംഭവം എന്താണ്? അപ്പോ ഈ എല്ലാ hospital ലും ഈ cashless process നടക്കുവോ?

ആഹ് അപ്പൊ നമുക്കിഷ്ടള്ള plan അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാ, അപ്പം നമ്മുടെ കൈയീന്ന് cash നല്ലോണം ചെലവാവും? ഇപ്പൊ എങ്ങനെയാ അറിയ ഏതു plan നാപ്പ നല്ലതെന്ന് എങ്ങനെയാ പറയാ. എന്തെങ്കിലും വഴിയുണ്ടോ? ഒരു പക്ഷേ നമ്മള് ഇപ്പ plan എടുത്തിട്ട് നമ്മക്ക് നമ്മളെ അടയ്ക്കാന്‍ പറ്റാത്ത due വന്നു പോവാണെങ്കില്‍ എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ? ഇതിന്‍റെ cash payment ഒക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോ online through online ആണോ നമ്മള് cash pay ചെയ്യേണ്ടത്? അല്ലെങ്കില്‍ നമ്മള് അവിടെ direct office ല്‍ പോയിട്ടാണോ pay ചെയ്യേണ്ടത്? അല്ലെങ്കില് എത്ര monthly bill ആണ്? എങ്ങനെയാണ് ഈ cash ന്‍റെ payment ഒക്കെ വരുന്നത്? ഏതു നല്ല മാസം മാസം ആണോ? അപ്പൊ ഒറ്റക്കൊല്ലായിട്ട് അടയ്ക്കുന്നത് എന്താ അത്ര വല്യ നല്ലതല്ലന്നാണോ പറയുന്നേ? അല്ല, ഇനിയിപ്പ നമ്മളിങ്ങനെ health insurance അ് അടയ്ക്കാന്‍ അഥവാ മ~ അഹ് മറന്നു പോവോ അങ്ങനെ എന്തോ കാര്യങ്ങള് നടക്കുകയാണെങ്കിലേ ഈ agents ഓ, അല്ലെങ്കില് through message അവര് നമ്മളെ ഓര്‍മ്മിപ്പിക്ക്വോ? അല്ല, എനിക്കൊരു സംശയം? ഇപ്പം ഒരാള് ഇപ്പം ഒറ്റ payment ആയിട്ട് single payment ആയിട്ട് വര്‍ഷാവസാനം payment ചെയ്യുകയാണെങ്കില് premium അടയ്ക്കാണെങ്കില്

ഉം അഹ് ഇതെങ്ങനെയാ പ്പ hospital ലൊക്കെ പോയാല് ഇപ്പൊ ഈ health insurance card എങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഉപയോഗിക്ക്യ? ഓ, അല്ല ഈ upper limit ന്ന് പറയണങ്കിലെന്താണ്?

എല്ലാ hospital ലും cashless process അ് നടക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാല് ഇപ്പോള്‍ cancer ഉം, വന്ധ്യതാ രോഗങ്ങളൊക്കെ കൂടി വരാണല്ലൊ. അപ്പ അതിനല്ലേ കൊറച്ചൂടീം priority കൊടുക്കണ്ടത് ഈ health insurance? ഈ private hospital ലൊക്കെ അപ്പ എങ്ങനെയാണ്? ഓ അപ്പം നമ്മക്ക് അറിയാന്‍ പറ്റും. ഏതൊക്കെ hospital ല് ലാണ് health insurance available ആയിട്ടുള്ളത് എന്നൊക്കെ ല്ലേ. അത് നല്ലൊരു കാര്യാണ്. സത്യം പറയുകയാണെങ്കില്‍ health insurance എടുക്കുന്നത് നല്ലതാണല്ലേ. അത് എടുത്തു കഴിഞ്ഞാല്‍ നമുക്ക് ഒരു വിധം money losses ഒക്കെ കുറയ്ക്ക്കാം. സത്യം പറയുകയാണെങ്കില് പാവപ്പെട്ട ആള്‍ക്കാര്‍ക്കൊക്കെ അത് വല്യൊരു തരം ആശ്വാസം തന്നെയാട്ടോ. അപ്പൊ മാസാമാസം premium ആയിട്ട് കുറച്ചു തുക അടച്ചു കഴിഞ്ഞാലും നമുക്കേ health n~ insurance അ് വഴി നമുക്ക് കിട്ടുവല്ലോ കൊറച്ചു money എങ്കിലും നമ്മളാ hospital ല് മരുന്നിന്‍റേതോ, അല്ലെങ്കില്‍ അവിടത്തെ bed ന്‍റെതൊക്കെയിട്ട്. അതൊക്കെ തന്നെ വല്യ ആശ്വാസം. ആഹ് അത് ശരിയാ. പക്ഷേ, ഈ വയസായ ആള്‍ക്കാരെ focus എയ്തിട്ടായിരിക്കില്ലേ majority health insurance സംഭവങ്ങളും ഉണ്ടാവുക. ഓ, പക്ഷേ government hospitals നൊക്കെ, ഈ government provide എയ്യുന്ന healths cards ഒണ്ടാവൂല്ലോ? അതൊക്കെ ആണെങ്കിത്തന്നെ നമ്മള് അങ്ങോട്ട് premium ആയിട്ട് cash അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലൊ. നമ്മളിപ്പൊ ആ card എടുത്തു കഴിഞ്ഞു നമ്മള് ഏതെങ്കിലും hospital ലില് പോവാണെങ്കില്‍ health insurance ന്‍റെ ആ card കാണിച്ചു കഴിഞ്ഞാല്‍ നമ്മള് അവിടത്തെ അഹ് hospital ലെ കൊറച്ചു ചെലവ്, അതായത് മരുന്നിന്‍റേത്, അഹ് പിന്ന അവടെ stay എയ്യുന്നത്, അതിന്‍റെ ചെലവൊക്കെ അതില് health insurance വഴി ആ card വഴി കുറഞ്ഞു കിട്ടുമല്ലോ. ഈ government health insurance card ല് നമ്മളൊരിക്കലും premium ന്നും അടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ.

ഇത് ഇപ്പൊ എത്ര amount ന്‍റെ policy ആയിരിക്കും നമ്മളെടുക്കേണ്ടി വര്യ? അപ്പൊ എത്രേം പെട്ടന്ന് എടുക്കണം ന്നാണോ നീ പറയുന്ന? ഇപ്പ life insurance ഉം വരുന്നുണ്ട് health insurance ഉം വരുന്നുണ്ടല്ലോ. അത് തമ്മില് എന്താ പ്പൊ ഒരുപാട് വ്യത്യാസന്ന് പറയാന്‍ വേണ്ടീട്ട് ള്ളത്.

ആഹ് ശരിയാ, life insurance ന്ന് പറയാണെങ്കിലിപ്പോ ഒരാള് പെട്ടന്നിപ്പം മരിച്ചു പോവാണെങ്കില് അയാള് അയാടെ family ലീനെ secure എയ്യാന്‍ വേണ്ടീട്ട് ആദ്യം invest ചെയ്യുന്നൊരെ amount ആണല്ലോ life insurance ന്ന് പറഞ്ഞിട്ട് ആഹ് ശരിയാ ഓ health insurance ന്ന് പറയുമ്പോ നമ്മള് hospitalized അ് നമ്മളെ health ന് depend എയ്തിട്ട് വരുന്ന പ്രശ്നങ്ങള്‍ക്കൊക്കെ ള്ളൊരു solution ആയിട്ടു health insurance വരും അല്ലെ. ആഹ് അതു ശരി. എന്തായാലും ഈ quarantine ഒക്കെ കഴിഞ്ഞു എറങ്ങട്ടെ. എന്തായാലും പെട്ടന്ന് എടുക്കുന്നാണ് ഒരു insurance. അത് must ആണ്. ഇപ്പൊ മനസ്സിലായി എനിക്ക്. ആഹ് എന്നാ ശരിയെടാ. ഞാന്‍ വിളിക്കാം.

ഭാരതത്തിൽ കായിക വിദ്യാഭ്യാസവും ആരംഭിച്ചു രാജ്യ ഭരണവും രാജ്യ രക്ഷയും തങ്ങളുടെ കടമയും ചുമതലയുമായി കരുതിയിരുന്ന ക്ഷത്രിയർ പലവിധത്തിലുള്ള സൈനീക പരിശീലനങ്ങളും ധന്വർ വിദ്യയും അഭ്യസിച്ചു report ൻറെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് അടിസ്ഥാനത്തിലാണ് british ഭരണത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് സ്ഥാനം ഉണ്ടായത് ശാരീരിക വികാസത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കായീക വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ഉള്ളത് വ്യക്തിയുടെ മൊത്തത്തിലുള്ള കഴിവുകളുടെ വികാസമാണ് കായിക വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കേണ്ടത് ശാരീരിക ശേഷി നഷ്ടപ്പെടുത്തും മറ്റുകളും ശാരീരിക ശേഷി നഷ്ട്ടപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ബുദ്ധിവികാസത്തിന് വ്യക്തിത്വം രൂപവല്കരണത്തിന് കായിക പരിശീലനം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് സ്ഥിരോത്സാഹം ഒത്തൊരുമ നേതൃത്വ വൈഭവം നിയമങ്ങളോടുള്ള അനുസരണ മാനസിക സന്തുലിതാവസ്ഥ തുടങ്ങിയ ഗുണങ്ങൾ ശരിയായ രീതിയിലുള്ള കായിക പരിശീലന പദ്ധതി വഴി വളർത്തി എടുക്കാൻ കഴിയും കായിക വിദ്യാഭ്യാസ പരിപാടികളെ പ്രധാനമായും മൂന്നായി തരം തിരിക്കാം ഒന്ന് കായിക വിനോദം രണ്ട് കായിക അഭ്യാസം മൂന്ന് വ്യായാമ മുറകൾ ഒന്നാമത്തെ കായിക വിനോദം football volleyball basketball ക്രിക്കറ്റ് ഹോക്കി ടെന്നീസ് ചെസ്സ് ക്യാരംസ് തുടങ്ങിയവ കായിക അഭ്യാസം നടത്തം ഓട്ടം ചാട്ടം discuss throw javalin throw നീന്തൽ തുടങ്ങിയവ വ്യായാമ മുറകൾ ഗുസ്തി ഭാര ദഹനം തുടങ്ങിയവ കേരളത്തിൻറെ പുരാതന കായിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു കളരികളി പല വിദ്യകളും അഭ്യസിപ്പിച്ചിരുന്നു ഇന്നും ഈ കളരികൾ കുറച്ചൊക്കെ പ്രവർത്തിക്കുന്നു ആധുനിക രീതിയിലുള്ള കായിക പരിശീലന പദ്ധതികൾ ആദ്യമായി കേരളത്തിൽ ആരംഭിച്ചത് തിരുവനന്തപുരം university college ലാണ് പ്രായം ശാരീരികവും മാനസികവുമായ വളർച്ച ആരോഗ്യനില എന്നിവ കണക്കിലെടുത്തു കൊണ്ടാണ് കായിക പരിശീലന പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് pre primary തലത്തിലുള്ള ശിശുക്കൾക്ക് നൽകുന്ന കായിക പരിശീലനം ഇന്ദ്രീയങ്ങളുടെ ശരിയായ വികാസത്തിനുതകുന്നതും ശാരീരിക അവയവങ്ങളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുന്നതുമായിരിക്കണം

മാതാപിതാക്കളെ ധരിപ്പിക്കുന്നതിനാണല്ലോ ബോധവൽക്കരണ പരിപാടികളും നടത്തുന്നത് school college വിദ്യാർത്ഥികളും യുവാക്കളും പ്രത്യേകിച്ച് പെൺകുട്ടികൾ കായിക പരിശീലനം അഭ്യസിച്ചിരിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൻറെ ആവശ്യമായി ആവിശ്യമായി മാറിയിരിക്കുന്നു വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡനങ്ങൾ തടുക്കാൻ കായിക പരിശീലനം പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്നു പല school കളുടെയും സാമ്പത്തിക ഭദ്രതക്കുറവ് കായിക പരിശീലന യഥാവിധി നടത്തുന്നില്ലെന്ന് school അധികൃതരെ പിന്തിരിപ്പിച്ചു ഇത് മൂലം താല്പര്യമുള്ള ധാരാളം കുട്ടികൾക്ക് കായിക പരിശീലനത്തിനുള്ള ഒരു അവസരവും നഷ്ടപ്പെടുന്നു ഈ സാഹചര്യം മനസ്സിലാക്കി school കൾ തോറും survey നടത്തി കായിക വിനോദവും അഭ്യാസവും വ്യായാമ മുറകളും പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി വിദഗ്ദ്ധരായ പരിശീലകരെ കൊണ്ട് ഓരോ അധ്യയന വർഷവും class ഉകൾ നടത്തുന്നതിനും